hello നമസ്കാരം അപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഏർ എന്റെ പത്താം class തെ കുറച്ച് അനുഭവങ്ങളാണ് പത്താം class അതായത് പത്താം class ന്ന് പറയുമ്പോ SSLC അതായത് exam ഇന്റെ കുറച് അഹ് അനുഭവങ്ങളും കുറച്ചു രസകരമായ അനുഭവങ്ങളും പിന്നെ കൊറേ പേടിം പേടിന്ന് പറഞ്ഞാ എനിച്ചിണ്ടായ പേടിയല്ല വീട്ടുകാരും നാട്ടുകാരും ഉണ്ടാക്കിയ പേടിയാണ് കാരണം എന്താ വെച്ചാ ഒമ്പതാം class ലൊക്കെ പിന്നെ final exam എഴുതുമ്പോ ഈ പെരീന്നൊക്കെ ഇങ്ങന പറഞ്ഞിരുന്നു അടുത്ത കൊല്ലം SSLC ആണ് ഇത് ഇങ്ങനെ ഇങ്ങനൊക്കെ ഇപ്പൊ പഠിച്ചാ പത്തിലൊക്കെ ഇജ്ജ് ന്താ കാട്ടുവാന്ന് പറഞ്ഞിനു അപ്പൊ സത്യം പറഞ്ഞ എനിക്കൊക്കെ നല്ല പേടിയുണ്ടായിര്ന്നു പേടിയുണ്ടാവുമെന്ന് പറഞ്ഞാ പിന്നെ പിന്ന teacher മാരും പൊരെന്ന് ഒക്കെ അതായത് പേടിയുണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ചാല് വീട്ടിന്ന് പേടിയുണ്ടാക്കുന്നത് ഇമ്മ പെരയത്തെ വീട്ട് വീട്ടുകാരും പിന്നെ മാഷന്മാരും teacher മാര്ആണ് കാരണം ഓര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പേടിച്ചിട്ട് പഠിചിന്നില്ല എന്ന അവസ്ഥയായി പിന്നെ teacher മാരൊക്കെ പറഞ്ഞിരുന്നു പത്താം ക്ലാസ് ആണ് Turning point നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു പത്താണ് turning point ഇതാണ് main എന്നൊക്കെ പറഞ്ഞിരുന്നു ഏർ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

ഇന്റെ അഭിപ്രായത്തില് ഏറ്റവും സുഖം പത്താം ക്ലാസ് ആണ് അയില് ഇനിക്ക് കൊറെച്ച് tough ആയി തോന്നിയത് സത്യം പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ് എനു ഒമ്പതാം ക്ലാസ് കുറച്ച് tough ആയി തോന്നി കാരണം ഒമ്പതിന്റെ കൊറെ ഈ ഏർ വാർഷിക പരിക്ഷയും കൊല്ലപരിക്ഷയും കൊല്ലപരിക്ഷയെല്ല ഏർ കാകൊല്ലപ്പരീക്ഷയും വാർഷിക പരീക്ഷയിലൊക്കെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് subject തോറ്റിന് maths ഒക്കെ സത്യം പറഞ്ഞ നിച്ചാ സമയത്ത് നല്ല പേടി ആയിരുന്നു പടച്ചോനേ എനീ എന്ത കാട്ടുവാ പത്താം ക്ലാസ്സിലൊക്കെ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 ഏർ മാർച്ച് ഏപ്രിൽ മെയ് ഏർ ഏപ്രില് ഏപ്രിൽ മെയ് ലെന്ന് vacation ഞാൻ ന്നേ ഏപ്രിൽ തന്നെ മറ്റേ tuition ന് പോയി ചേർത്തു tuition ന്ന് പറഞ്ഞാ school ഇന്റെ കൊറച് അപ്പർത്തെനു school ത്തെ ഒരു മാഷെനു tuition എടുത്തേ ഞാനും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 ഉയിശ് ആ സമയത്തൊകനക്ക് നല്ല പേടിന്ന് സത്യം പറഞ്ഞ പത്താം class ഏർ ഞാനൊരു പത്താ class കൊർച്ചൊക്കെ എത്തിയപ്പോ ഞാൻ ഏർ ഞാൻ കളിക്കാനൊക്കെ പോയിന് daily കളിക്കാനൊക്കെ പോയിന് football കളിക്കാനൊക്കെ പോയിനു അതൊക്കെ നിർത്തി നിർത്തിന്നല്ല നിർത്തിപ്പിച്ചു വീട്ട്കാര് നിർത്തി പഠിച്ചാനിരുന്നു അങ്ങനയായിരുന്നു പിന്നേയ്കദേശോ കൊയപ്പോല്ലാത്ത mark കിട്ടി ചെലപ്പോ ഇതൊക്കെ നിർത്തിയതു കൊണ്ട് തന്നെ ആവാം എനിക്കു തോന്നുന്നത് കൊയപ്പോല്ലാത്തൊരു mark കിട്ടി അത്പോലെ തന്നെ ഏർ ഏർ അത്യാവശ്യം പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കൊർചാ പിന്ന അത്യാവിശ്യം കൊയപ്പോല്ലാത്ത mark കിട്ടി ആതായേ plus one ൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിന്നെ ഇതും കിട്ടി

അതും ഇഷ്ട്ടപെട്ട school ൽ തന്നെ കിട്ടി plus one ൽ അതൊക്കെ ഈ mark ന്റെ കാരണം കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ആണ് ഞാൻ പഠിക്കണ്ടാന്നൊന്നും പറേന്നില്ല പക്ഷെ വീട്ടൂകാരെ അത്ര ഏർ വീട്ടുകാരും നാട്ടുകാരും മാഷമ്മാരും അത് പേടിപ്പിക്കുന്ന അത്ര ഇല്ല സത്യത്തില്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 കാര്യം പറഞ്ഞതാ നിക്ക് ന്നാ ഒന്നും tough ആയി തോന്നിയത് ഒമ്പതാം class ആണ് പത്തു സുഖാവാന്ല്ല കാരണം നിക്ക് ന്താന്ന് അറില്ല ചെലപ്പോ tuition ഒക്കെ പോയതോണ്ടാവു കാരണം tuition നു tuition ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ പത്താം class class ന്റെ കൂടെ ശ്രദ്ധിക്കുമ്പോ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 അപ്പൊ ആറാമത്തെ കൊല്ലായതു കൊണ്ട് ഈ പത്ത്‌ പിന്നെ ഈ കോളേ school ന്ന് ഇറങ്ങി പോണ്ടെന്ന് ഉള്ളരു വിചാരം ഇണ്ടായിരുന്നു പക്ഷെ ഈ SSLC ന്ന് കേക്കുമ്പോ ആകെ പേടിണ്ടായി ഈ SSLC ന്ന് കേക്കുമ്പോ ഇതെങ്ങനേലും കയിഞ്ഞു കിട്ടിയാ മതിയാഞ്ഞു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 അപ്പോ അങ്ങനെയൊക്കെയാരിന്നു അപ്പൊ പത്താം class സത്യം പറഞ്ഞാ നല്ല രസായിരുന്നു പത്താ class ന്ന് ഞമ്മള് പറഞ്ഞ പോലെ tour ഒക്കെ പോയി മൈസൂർക്ക് ഒക്കെ പോയര്ന്നു ഞങ്ങള് മൈസൂർക്കാണ് അന്ന് പോയത് ഞാന് പിന്നെ അത്രയ്ക്ക് long ആദി ആദ്യായിട്ടാണ് മൈസൂർക്കാണ്ട് പോന്നത് അത്രയ്ക്ക് long പോണത് അതായത് school ന്ന് school ന്ന് അത്രയ്ക്ക് long പോണത് ആദ്യായിട്ടാരുന്നു so ഞാ ഏർ ഞാന് ഭയങ്കര excitement ആയിരുന്നു അന്ന് മൈസൂർക്ക് പൊവ്വല് പിന്നെ ന്റെ കൊറേ സൂ വീട്ടുകാര് ഇണ്ടാവൂന്ന് ഏർ വീട്ടുകാരല്ല കൊറേ കൂട്ടുകാര് ഇണ്ടാവുന്നു ന്റെ ഒപ്പോം അപ്പൊ പത്താം class ന്ന് ആദ്യായിട്ട് പോവുആണ് ഏകദേശം മൂന്ന് ദിവസത്തെ trip ന്നെ ആയിരുന്നു രണ്ട് പകലും മൂന്നു രാത്രിയും നല്ല അടിപൊളി bus ഒക്കെ എടുത്ത് maximum enjoy ചെയ്തിട്ടാ പോയത് പത്താം class ന്ന് പിന്നെ സത്യം പറഞ്ഞ നിച് ആ പത്ത്‌ ഭ school ഭയങ്കര ഇഷ്ടായിര്ന്നു ഏർ ഞാന് പഠിച്ച ആ school ഭയങ്കര ഇഷ്ടെനു ഞാൻ ഏകദേശം അഞ്ചാം class ന്നാണ് join ചെയ്തത് അഞ്ചാം class ന്നാണ് അവടെ ആ school ആദ്യായിട്ട് ചേര് ന്നെ പത്താം class വരെ നിച് കൊറേ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപെട്ട കൊറേ teachers മാര് ഇണ്ടാരുന്നു ഏർ നിച്ചു പിന്നെ പത്ത് അത് കയിഞ്ഞതും കയിഞ്ഞപ്പോ സങ്കടം തോന്നിയത് എന്താണെന്ന് വച്ചാല് ന്റെ കൊറേ കൂട്ടുകാരെ പിരിയാനിണ്ട് അന്ന് അതുപോലെ teacher മാരെ കൊറേ teacher മാരെ കൊറേ teacher മാര് പിന്നെ അവരെ ഒക്കെ പിന്നെ ഇതേ ഇപ്പൊ അടുത്തെന്നേ കൊറേ അവിടേം ഇവിടേം ഒക്കെ ആയിട്ട് കാണലിണ്ട് സംസാരിക്കലിണ്ട് so i am so happy പിന്നെ കൊറേ കൂട്ടുകാരുണ്ട് കൊറേ കൂട്ടുകാര് പത്തീ പഠിച്ച കൊറേ കൂട്ടുകാര് ഇപ്പളും എന്റെ ഒപ്പോം ഇണ്ട് degree പഠിച്ചുന്നവരിണ്ട് പിന്നെ ഒരു പെണ്ണൊക്കെ ഇണ്ട് ഒരു ഓള് അത് എന്ടോപ്പോം plus one ഉം plus two ഉം ഒപ്പോം പഠിച്ചു എല്ലേ degree എന്റൊപ്പം ഒക്കേനു പിന്നെ കൊറേ ആൾക്കാരെ അവിടേം ഇവിടേം ആയിട്ട് ഒക്കെ കാണും ചേലൊരെ ഒന്നും പിന്നെ കണ്ടിട്ടേ ഇല്ല പിന്നെ എന്താന്ന് വെച്ചാ ഇപ്പീ mobile whatsapp ഒക്കെ ഇല്ലൊണ്ട് പിന്നെ അങ്ങനെ ഒക്കെ ഓര മൈ കണ്ടെത്താൻ പറ്റിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാ എന്റെ കൊറേ പത്താം class ത്തെ അനുഭവങ്ങള് സത്യം പറഞ്ഞാ നല്ല അടിപൊളിയായിര്ന്നു കൊറേ അടിപൊളിന്ന് പറഞ്ഞ maximum ശ്രദ്ധിച്ചു പിന്നെ class ല് ശ്രദ്ധിച്ചു tour പോയി പിന്നെ tuition ചേർന്നു tuition വമ്പൻ രസേനു കാരണം ഒരു പാവപ്പെട്ട മാഷെനു എടുത്തിരുന്നേ ആ tution

അത് വല്യ ഒരു tuition ഒന്നുവല്ല ചെറിയ ഒരു tuition center ർന്നു അതായത് ഒരു കടയുടെ മോളില് ഒരു tuition center പത്താം class ലുള്ളവർക്ക് മാത്രം അപ്പൊ ആയിൽ ഞങ്ങളെ school ൽ പഠിച്ചവര് മാത്രേ ഇണ്ടായിള്ളൂ അപ്പൊ ഒരു school പഠിച്ചിട്ട കുട്ടികള് മാത്രമായതോണ്ട് school പോല തന്നെ tuition ഉം തോന്നി bore അടിച്ചില്ല അങ് നല്ല അടിപൊളിയെനു പിന്നെ മാഷെനോടി ഇങ്ങനെ കൊറേ നിർബന്ധിച്ച ചേലേപ്പോ ഈ ഉച്ചക്കൊക്കെ ഇണ്ടാ അയിന് മോളിൽ ഇങ്ങനെ ഏർ ഈ ടെറർ ഇതായികൊണ്ട് sheet ആയതൊണ്ട് വമ്പൻ ചൂടാ കാരണവിടെ അപ്പൊ മാഷിനെ ഇങ്ങനെ നിർബന്ധിച്ച മാഷ് നേരത്തെ വിടുവൊക്കെ ചെയ്യും ഇടക്കൊക്കെ മാഷ് നേരത്തെ വിടും അപ്പൊ അതായിരുന്നു പറഞ്റ്റെ അപ്പൊ ഞാൻ tuition ന്റടന്ന് ശ്രദ്ധിച്ചാനൊക്കെ പറ്റി അത്യാവശ്യം പിന്നെ ഈ tuition ശ്രദ്ധിച്ചോണ്ട് school ഉം കൊയോപ്പോല്ലാത്ത mark കിട്ടി പിന്നെ നല്ലോം പഠിപ്പിച്ചന്നു പേടിച്ചിട്ട് പഠിപ്പിച്ചാന്ന് പേടിച് ഞാന് ഏർ മറ്റേ ഈ ഒമ്പപതിലും ആഹ് ഈ ബാക്കി സത്യം പറഞ്ഞയിന ഒമ്പതും എട്ടും ഏഴിലൊക്കെ എന്താച്ചല് exam നാളെയാണെങ്കില് ഇന്ന് രാത്രിയാണി ഇന്ന് നാള രാത്രിയാണെങ്കി നാളെ exam രാവിലെയാണങ്കി ഇന്ന് എന്താക്കാ ഞാനെന്ത് കാട്ടുവാ book ന്നെ തൊടാ സത്യം പറഞ്ഞാ പക്ഷേ ഇത് പത്താം class ആയതൊണ്ട് ഉം മറ്റേ pass ആയിട്ട് മാത്രം കാര്യല്ലല്ലോ അത്യാവശ്യം കൊറച്ചു mark വേണ്ടേ അത് വിചാരിച്ച ഞാനൊരു ഏകദേശം മാർച്ചിലെ exam ആണെങ്കി ജനുവരിലെന്നെ അത്യാവശ്യം ഇങ്ങനെ ഇരി പഠിച്ചാനൊക്കെ ഇരിന്നു പഠിച്ചാൻ വേണ്ടിട്ട് കാരണം അനക്ക് ഞാൻ സത്യം പറഞ്ഞ ഇക്ക് ഭയകര പേടി ആയിരുന്നു ഇതില് ഏറ്റവും പേടി ഉള്ള subject ഏതാന്ന് അനക്ക് ഏറ്റവും പേടി ഉള്ള subject ഒന്ന് ഹിന്ദി ഒന്ന് maths

പിന്നെ അനക്ക് ഏറ്റവും ഇഷ്ടോള്ളത് മറ്റേതേനും ഇൻക് ഏർ ആ പിന്നെ ഏറ്റവും പേടി ഇള്ളത് മറ്റേ ഇതെന്നും ഏതാ ഏതാന്നു വെച്ചാല് ഏർ maths ഗണിതശാസ്ത്രം ഇത് വമ്പൻ പേടിന്ന് വെച്ചാല് ഇതില് കണക്കൊന്ന് വെച്ചാ ഞാൻ കണക്കില് സത്യം പറഞ്ഞാ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

പിന്നെ പക്ഷേ രണ്ടിലും കൊയോപ്പോല്ലാത്ത mark കിട്ടി pass ആയി അത് മതി. ഈ രണ്ട് subject ലും നിച് pass ആയ മതിന്ന് കാരണം ഒന്ന് പറഞ്ഞ കയിഞ്ഞാ ഹിന്ദി പിന്നെ പത്തോടെ ഞാൻ touch വിട്ടു maths ഉം touch വിട്ടു പിന്നെ ഈ രണ്ട് subject ഉം പഠിച്ചെണ്ടി വന്നില്ല maths പിന്നെ ഞാൻ accountancy ഇൽ ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഹിന്ദി പിന്നെ തൊട്ട് നോക്കിട്ടില്ല അതോണ്ട് ഹിന്ദി നിച് വർത്താനം പറയാനൊന്നും വയ്ക്കൂല ഏഴുതാ എഴുതാന് വയ്ക്കും വായിചാനും വയ്യ്ക്കും എഴുതാൻ ന്ന് ചോയ്ച്ച പറഞ്ഞത് എയുതാൻ വായ്ക്കു അല്ലാതെ വേറെ ഒന്നും വയ്ക്കുല്ല പിന്നെ അങ്ങനൊത്തെ കയിഞ്ഞു പത്തിന്റെ പത്തിന്റെ കൊറേ അനുഭവങ്ങൾ ഹും നല്ല ഒരു രസാ നല്ല school ആയിരുന്നു അതുപോലെ കൊറേ കൂട്ടുകാര് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു അതുപോല തന്നെ teacher മാർ നല്ല teacher മാരുണ്ടായിരുന്നു നല്ല മാഷമ്മാര് ഇണ്ടാർന്നു പിന്നെ നല്ലൊരു principal ആയിരുന്നു കാരണം എന്തിനും support ചെയ്യണ നല്ലൊരു principal ആയിരുന്നു അദ്ദേഹം പിന്നെ ഞാനീ ആ school ൽ പഠിക്കുമ്പോ ഞാനൊക്കെ quiz നൊക്കെ പങ്കെടുക്കൽ നടത്തിരുന്ന് കൊറേ quiz നൊക്കെ പങ്കെടുത്തു കൊറേ medal ഉം സമ്മാനങ്ങളൊക്കെ കിട്ടി

ഒത്തിരി നല്ല ന ഒര് നല്ലൊരു സന്തോഷം ഉണ്ടാരുന്നു നല്ല സന്തോഷം ആ school ഇൽ പഠിച്ച അഹ് പഠിച്ചതിന് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സൈലത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഇടിച്ചു കയറി ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടലേ yes എല്ലാവർക്കും big hai yes എ രണ്ടായല്ലോ എന്ന് പറഞ്ഞില്ല അപ്പഴത്തേക്ക് miss എത്തിയിട്ടിണ്ട് എങ്ങനെയുണ്ടായിരുന്നെടാ exam മൊക്കെയല്ലേ ഇതിവിടെ കഴിഞ്ഞേനാ നിങ്ങളാരാ ആരാ നമ്മളെന്താണ് അതെ high school വിദ്യാർത്ഥികളായല്ലേ

സ അ ഒന്ന് ക്ഷമിക്യ അതുപോൽ തന്നെ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയുന്നില്ല important ആയിട്ടുള്ള ഒരു questions നമുക്ക് discuss യ്യണം അത്പോൽതന്നെ important ആയിട്ടുള്ള കൊർച്ച് chapters നമുക്കെന്താണ് ഇന്നത്തെ ഈ live ൽ discuss യ്യണം അത്പോലെ പാഠം പഠിക്കുക എന്നതിലുപരി നമുക്കറിയാം ചോദ്യങ്ങൾ വരുവ കത്തെഴുതാൻ ആസ്വാദനക്കുറിപ്പ് അങ്ങനത്തെ രീതിയിലായിരിക്കും അപ്പൊ അങ്ങനത്തതൊക്കെയാണ് നമ്മൾ ഈ ഒരു live ൽ പഠിക്കാൻ പോകുന്നത്

അതൊന്ന് ക്ഷമിക്യ maximum share യ്തേ share യ്ത് share യ്ത് share യ്ത് പോയേ yes ഒന്ന് വന്ന് കേൾപ്പിച്ചേ എല്ലാവർക്കും hai just ഒന്ന് status വെച്ചാ മതി like ചെയ്യാൻ മറന്നവർ like ചെയ്യുക ഈ process ഒക്കെ നമുക്ക് ആദ്യം കഴിഞ്ഞതിന് ശേഷം class ലേക്ക് കടക്കാം എന്തിനാണ് like ഉം share ഉം എന്നല്ലേ അതെ നമ്മള് നടത്തുന്ന നമ്മൾ free ആയിട്ട് നടത്തുന്ന കാര്യങ്ങളെ എല്ലാവരും അറിയണം അല്ലെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിക്കണം അത് തന്നെയാണ് സൈലത്തിൻറെ motive ന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും hai ശിവിമോൾ yes റിയ നർമ്മദ

അഭിജിത്ത് ഇത് പറയുന്നേരം തന്നെ ഒരുപാട് പിള്ളേരുണ്ട് miss ൻറെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്‌ണുണ്ടെടാ അപ്പൊ maths നമുക്ക് question ലേക്ക് കടന്നാലോ നമുക്കൊരു model question paper നോക്കാം ആദ്യം നമുക്കെപ്പോഴും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ text book മാത്രം ആശ്രയിക്കാതെ previous year question paper ഇപ്പഴേ പരിശീലിച്ചു പഠിക്കണം എന്നാലേ നമുക്ക് എട്ട് ഒമ്പതൊക്കെ എന്താണ് പാഠം base യ്തിട്ടുള്ള question നേക്കാൾ നിങ്ങക്ക് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ആയിരിക്കും അത്പോലെ തന്നെ എന്താണ് പുറത്തു നിന്ന് കാര്യങ്ങൾ എഴുതണമെങ്കിൽ നമുക്ക് previous year question paper maximum നിങ്ങള് ഏത് subject ആണെങ്കിലും rewise യ്യണം ഇവിടെ നിങ്ങള് നോക്കാം ഇവിടെ എന്താണ് നമുക്ക്

വേറെ പരിപാടികൾക്ക് പോവു ആണോ തിരിഞ്ഞു നിന്ന് നിനക്ക് പേന ഇണ്ടോ എഴുതിയാൽ question easy ആണോ അല്ലേ ഇങ്ങനെയൊന്നുമല്ല ചോദിക്കേണ്ടത് ആ ചോദ്യ paper എന്ത് ചെയ്യണം വായിച്ചു നോക്കണം നമ്മളെല്ലാവരും കുഞ്ഞുമക്കളാണ് നിങ്ങൾ കൊറച്ചൂടെ മുതിർന്നു അപ്പൊ എന്താണ് വായിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ ഒരു കുറവ് ഇണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ question paper നന്നായിട്ട് വായിക്കുക ഈ വായിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പ്രവർത്തനംന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനമായിരിക്കും അപ്പൊ അത് നമ്മക്ക് എഴുതണമെങ്കിൽ കൃത്യമായിട്ട് അതിൻറെ ആശയമെന്താന്ന് മനസിലാക്കണം അതുകൊണ്ടാ പറയുന്നത് പതിനഞ്ചു minute cool of time ൽ question വായിക്കുക ആദ്യത്തെ question നിങ്ങൾ എന്തായാലും വായിക്കണം കാരണമെന്താണ് താഴെ കൊടുത്ത ആറ് പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതിയിരിക്കണം ആദ്യത്തെ question ആരും skip യ്യാൻ ശ്രമിക്കരുത് അറിയില്ലെങ്കിലും ചോദ്യത്തിന് number ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും എഴുതി വെക്കാൻ നോക്കണം ആ ചോദ്യം നിർബന്ധമായിട്ടും attend ചെയ്യേണ്ടതാണ് പിന്നെയോ ബാക്കി ആറ് പ്രവർത്തനാണ് നമുക്ക് എഴുതാനുണ്ടാവുക ഒന്ന് അതാണ് ബാക്കി എത്ര പ്രവർത്തനമുണ്ട് അഞ്ചു പ്രവർത്തനം രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾ നമ്മൾ എഴുതിയാൽ മതി total അഞ്ചു എണ്ണത്തിന് നിങ്ങൾ attend യ്യണം പ്രവർത്തനം അഞ്ചു പ്രവർത്തനം ഞാൻ ചെയ്‌തോ എന്ന് കൂടെ നിങ്ങൾ exam കഴിഞ്ഞതിന് ശേഷം നോക്കണം ആദ്യത്തെ പ്രവർത്തനം നമ്മൾ must ആയിട്ടും നിർബന്ധമായിട്ടും എഴുതണം ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനം നിർബന്ധമായിട്ടും നോക്കുക ഇതിലേതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുക എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ question ഉത്തരം എഴുതാൻ പതിനഞ്ചു minute cool of time ൽ അതായിരിക്കണം എന്റെ മക്കൾ ചെയ്യേണ്ടത്

ഈ പ്രവർത്തനത്തിലും miss ഇവിടെ തന്നിട്ടുള്ളത് മാത്രമായിരിക്കില്ല ഏത് പ്രവർത്തനം അല്ലെ നിങ്ങളെ പാഠ ഭാഗവുമായി ബന്ധമില്ലാ ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള ഏത് question ഉം എന്താണ് നമുക്ക് വരും അത് നിങ്ങള് വായിക്കുക വായിച്ചിട്ട് അതിൻറെ അടിയില് question ഇണ്ടായിരിക്കും options ഇണ്ടായിരിക്കും അതിന് ഉത്തരം കൊടുക്കണം clear ആണേ clear ആണ് കാരണം വെച്ചാൽ ഇവിട miss അതിന് കൊടുക്കാത്തത് നമുക്ക് പുറത്ത് നിന്നുള്ള question ആയിരിക്കും miss ഇവിട തരുന്ന question ആയിരിക്കില്ല തരിക അപ്പൊ അതിൻറെ അടിയിലുള്ള options നിങ്ങൾ എഴുതണം നിർബന്ധമായിട്ടും അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കത്തെഴുതാൻ ഇണ്ടായിരിക്കും താരതമ്യക്കുറിപ്പ് എഴുതാൻ ഇണ്ടായിരിക്കും വിലയിരുത്തൽ കുറിപ്പ് എഴുതാൻ ഇണ്ടായിരിക്കും ഇതിലെങ്ങനെയാ മക്കളേ നമ്മൾ കത്തെഴുതുക yes വായിക്കാം എഴുതാം അല്ലേടാ അതെ ഇനി നമ്മൾ എന്ത് എഴുതണം കത്ത് എങ്ങനെയാ മക്കളേ കത്തെഴുതുകാ നമ്മളൊരാക്ക് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള കത്തുകൾ ഇണ്ട്

ഉദ്യോഗസ്ഥർക്കോ അല്ല ഏതെങ്കിലും പദവിയിലിരിക്കുന്നവർക്കോ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അല്ല കൃത്യമായിട്ട് ആ വിഷയം മാത്രം അവതരിപ്പിച്ചു കൊണ്ട് കത്തുകൾ എഴുതുന്നതാണ് ഔപചാരികമായിട്ടുള്ള കത്ത് അതില് നമ്മളെന്താണ് പ്രിയപ്പെട്ട അങ്ങനെയൊന്നും എഴുതത്തില്ല അത് ഔപചാരികമാണ് official ആണ് കൃത്യമായിട്ടുമെന്താണ് വിഷയം മാത്രമേ നമ്മൾ അതിൽ അവതരിപ്പിക്കൂ രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് നിങ്ങക്ക് ഇഷ്ട്ടപ്പെട്ടവർക്ക് എഴുതുന്ന കത്തുകളാണ് അതെ letter രണ്ടാമത്തെ എന്ന് പറയുന്നത് നി എടാ അറബി അപ്പറത്തുണ്ടെടാ വേം പോയ് കണ്ടോ നി രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ട്ടപ്പെട്ടവർക്ക് അല്ലെ നമ്മള് നമ്മടെ അമ്മമാർക്ക് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കി നമക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തിൻറെ ഭാഷയിൽ എഴുതുന്ന കത്തുകളാണ് രണ്ടാമത്തെ കത്ത് informal അധവാ എന്താണ് ഔപചാരികമല്ലാത്ത കത്തുകൾ അപ്പൊ ഇവിടെ രണ്ടും നമ്മള് നോക്കണം ആദ്യം നമുക്കൊരു എന്താണ് നമ്മുടെ ഏർ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് കത്തെഴുതുക നിങ്ങളാരിക്കാ കത്തെഴുതുക നിങ്ങളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻറെ പേരു പറഞ്ഞേ നമ്മളെഴുതാൻ പോവുകയാണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് എന്താണ് ദില്ലീപ ഇത് നിങ്ങളെ question paper ല് ഇണ്ടായിരുന്ന ഒരു ചോദ്യാണ് പാഠ ഭാഗവുമായി ബന്ധപ്പെട്ട് ആർക്കും കത്തെഴുതാൻ വരും അപ്പൊ എഴുതേണ്ടത് എഴുതേണ്ട format എങ്ങനെയാണ് format എങ്ങനെയാണ് കത്തെഴുതുന്ന സമയത്ത് എന്തു വേണം സ്ഥലം തീയ്യതി വേണം അല്ലേ എന്ത് വേണം സ്ഥലം yes yes എന്ത് വേണം അതെ പലർക്കും നിങ്ങൾ എഴുതും ഈ എഴുതുന്ന സമയത്ത് എന്ത് വേണെടാ അതെ സ്ഥലം തീയ്യതി അല്ലേ എന്ത് വേണം അതുപോലതന്നെ തീയ്യതി വേണം തീയ്യതി സ്ഥലം വേണം

പ്രിയപ്പെട്ട official അല്ലെങ്കിൽ അല്ല ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെഴുതേണ്ടത് എന്താണ് പ്രിയപ്പെട്ട അല്ലേ നമ്മള് സൗഹാർദ്ദപരമായിട്ടാണ് കത്തെഴുതുന്നെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട പ്രിയ എന്നൊക്കെ എന്താണ് നമുക്ക് സംബോധന ചെയ്യാൻ പറ്റൂ പ്രിയപ്പെട്ട എന്നിട്ടെന്താണ് ഞാനിവിടെ ഏർ എവിടെയാണ് എനിക്ക് സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു പാഠഭാഗത്തിലെ ഏതെങ്കിലും വിഷയത്തെ കുറിച്ചാണെങ്കിൽ അഴീക്കോടിനോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണെങ്കിൽ അല്ലേ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാം അദ്ദേഹത്തിൻറെ കൃതികൾ പരാമർശിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ട്ടപ്പെട്ടിട്ടിണ്ടെങ്കിൽ അദ്ദേഹത്തിൻറെ പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം ഇങ്ങനെയായിരിക്കണം നിങ്ങൾ എന്തെഴുതേണ്ടത് കത്തെഴുതേണ്ടത് yes അഭിസംബോധന very good എന്താണ് അഭിസംബോധനാ ആരാ പറഞ്ഞേന്ന് അറിയില്ല ആരാണെങ്കിലും അഭിസംബോധന എന്നാണ് ഇതിന് പറയ നമ്മളവരെ സംബോധന ചെയ്യുന്നു നമ്മളവരെ സംബോധന ചെയ്യുന്നു ഇയാളെ full പഠിപ്പ് എടാ pickup line ഒക്കെ ഇണ്ടലേ അപ്പോ എന്താണ് അതൊക്കെ എഴുതുക അതിനു ശേഷം അല്ലേ അമ്മയോട് എന്താണ് ദുഃഖിക്കരുതെന്ന് പറയണം ഉടൻ ഞാൻ അവിടെയെത്തും ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ ആ കത്ത് അവസാനിപ്പിക്കുക ഏറ്റവും അവസാനം നമ്മളെന്ത് വേണം ഏറ്റവും അവസാനം മക്കളേ എന്ത് വേണം എന്ത് വേണെടാ സ്നേഹപൂർവ്വം ആരാണ് നിങ്ങടെ പേര് അത്പോലെ തന്നെ എന്താണ് നിങ്ങളേതെങ്കിലും school ആണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാം ഇങ്ങനെയായിരിക്കണം ഒരു കത്ത് എഴുതേണ്ടത് clear ആയോ clear ആയോ ഒരു കത്തെഴുതേണ്ടത് എങ്ങനെയാണെന്നറിയാലോ തീയ്യതി വേണെങ്കിൽ അവസാന ഭാഗത്തും നിങ്ങൾക്ക് തീയ്യതി സ്ഥലം എഴുതാം okay സ്ഥലമെഴുതാം ഇത്രയും clear ആയേ

ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ teacher ക്കോ ഒരു കത്തെഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പ്രേഷകനവിടെ വേണം സ്വീകർത്താവ് വേണം പ്രേഷകൻന്ന് പറയുന്നത് നമ്മള് പറയാറില്ലേ from അതാണ് ഇത് to നമ്മൾ ആരാണോ കത്തെഴുതുന്നത് അവരെയാണ് നമ്മൾ പ്രേഷകൻ എന്ന് എഴുതുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ school അത്പോലെ തന്നെ സ്ഥലം ജില്ല എങ്ങനെയായിരിക്കണം ആദ്യ ഭാഗത്ത് എഴുതേണ്ടത് to എന്നുള്ളൊടത്ത് അല്ലെ ഇത് നിങ്ങൾ എന്താണ് പഠിച്ചു വെച്ചാൽ നിങ്ങൾടെ ഭാവിയിലും ഉപകരിക്കും to എന്നുള്ളടത്ത് എന്താണ്

അവരുടെ ജില്ല അത്പോലെ തന്നെ എന്താണ് അതെ PINPINnumber ഉം അത്പോലെ തന്നെ ബാക്കിയെന്തെങ്കിലും okay അത്രയും കൊടുക്കണം അപ്പൊ പ്രേഷകൻ വേണം സ്വീകർത്താവ് വേണം

വേണം എന്നിട്ടായിരിക്കണം നേരത്തെ പറഞ്ഞത് പോലെ തന്നെ എന്തെഴുതണം sir എന്നെഴുതണം എന്നിട്ട് ഞാൻ അല്ലേ ഞാൻ ആരാണ് എന്ന് എ ഏതാ class ല് പഠിക്ക്ന്നത് എനിക്ക് എന്താണ് പറയാനുള്ളത്

അത്പോലെ തന്നെ എന്താണ് അതെ school എഴുതുക ഇപ്പറത്ത് സ്ഥലം തീയ്യതി എന്താണ് സ്ഥലം ഏറ്റും അവസാന ഭാഗത്ത് എന്തെഴുതണം ഏറ്റും നിങ്ങൾ content എഴുതി അല്ലേ ഒക്കെ അവസാനിപ്പിച്ചതിന് ശേഷം എന്ന് എന്നുള്ളത് കഴിഞ്ഞ് അതിൻറെ നമ്മുടെ left side ൽ സ്ഥലം അല്ലേ തീയ്യതി okay തീയ്യതി അത് കൂടെ ഉൾക്കൊള്ളിക്കുക ഇതാണ് official letter അടുത്തത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ആസ്വാദനക്കുറിപ്പാണ് അക്ഷയ്യെ ആസ്വാദനക്കുറിപ്പ്ന്ന് വെച്ചാൽ എന്താണെടാ

ആസ്വാദനക്കുറിപ്പെന്നാൽ നമ്മള് വായിച്ച ഒരു കഥ കവിത ലേഖനം യാത്രാവിവരണം എന്തുമാകട്ടെ നമ്മള് വായിച്ചപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് നമുക്ക് എന്താണ് ഏതാടാ മനസിലാവാത്തത് ഏതാ മനസിലാവാത്തത് ഏതാ മനസിലാവാത്തത്

എന്താണ് നിവേദനൊക്കെ നൽകുന്ന സമയത്ത് നമ്മളൊരു പ്രശ്നത്തിനെന്താണ് നിവേദനം കൊടുക്കുന്ന സമയത്ത് എഴുതുന്നത് പോലെ ഇങ്ങനെ എഴുതേണ്ട ഇത് official ആണ് ഇത് official ആണ് എന്നാൽ അല്ലേ ഇതെന്താണ് നമ്മൾ ഔദ്യോഗിക പരമായി കൊടുക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ അധികവും ചോദിക്കുക നിങ്ങൾടെ സുഹൃത്തുക്കൾക്ക് കത്തെഴുതാനായിരിക്കും അവിടെ നിങ്ങൾ എഴുതേണ്ടത് പ്രിയപ്പെട്ട ആർക്കാണോ എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയുക അതിന് ശേഷം അവരുടെ അവരെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുക അവരുടെ സുഖവിവരങ്ങൾ ചോദിക്കുക അതിന് ശേഷം എന്താണോ ചോദ്യം ആ ചോദ്യത്തിലേക്ക് കടക്കുക ഏറ്റവും അവസാനം എന്ത് വേണം സ്നേഹപൂർവം എന്താണ് സ്നേഹപൂർവ്വം നിങ്ങൾടെ പേര് എഴുതണം അത്പോലെ തന്നെ നിങ്ങൾ ഏതാണ് class ന്നോ എന്താച്ചാൽ എഴുതുക ഇപ്പറത്ത് എന്ത് വേണം സ്ഥലം തീയ്യതി ഇതും കൂടയായാൽ എന്തായി ഒരു കത്തായി മനസ്സിലായോ കത്തായി ഇതാണ് നമ്മള് നോക്കി വെക്കേണ്ട ഒരു കത്ത് model കിട്ടീലേ model കിട്ടീലെടാ

അവിടെ ഞാനൊരു വലിയ എന്താണ് വലിയ മൃഗത്തെ കണ്ടു ആ മൃഗത്തിന് രണ്ട് വലിയ കൊമ്പുകൾ ഉണ്ടായിരുന്നു നാക്ക് നീളെ ഇങ്ങനെ താഴോട്ട് നീണ്ടിരുന്നു ചുവന്ന നാക്കായിരുന്നു അല്ലേ അതിൻറെ എന്താണ് മുകളിലത്തെ ഭാഗത്തേക്കായിട്ട് കൊറച്ച് വെള്ള നിറമുണ്ട് അത്പോലെ തന്നെ എന്താണ് അതിൻറെ ശരീരം ആഹ് പാറപോലെ എന്താണ് അത്രത്തോളം അല്ലെ ഭീമാകാരമായിട്ടുള്ളതാണ് അതിനൊരു നീണ്ട വാലുണ്ട് ഇങ്ങനെയെന്താണ് നമ്മൾ വാക്കുകൊണ്ട് ഒരു ചിത്രം അതിനെ കണ്ട അതേ പ്രതീതി അല്ലെ അതിന് നമ്മളെന്താണ് ഒരു ചിത്രരൂപേണ വായനക്കാർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുക നിങ്ങള് ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിതയെക്കുറിച്ചാണെങ്കിൽ അല്ലെങ്കി ഒരു സംഭവത്തെ കുറിച്ചാണെങ്കിൽ ആ സംഭവം നല്ല രീതിക്ക് നിങ്ങളെന്താണ് സാഹിത്യ പരമായിട്ട് വിശദീകരിക്കണം അങ്ങനെയെന്താണ് വാക്കുകൾ കൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ഒരു ചിത്രം തീർക്കണം വായനക്കാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ടാകണം വെറുതെ എഴുതി വെക്കലല്ല ആ എന്താണോ ചോദ്യം അത് കൃത്യമായിട്ടും എന്താണ് ആ ഒരു സന്ദർഭത്തെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കുറിച്ചാണെങ്കിൽ എന്തിനെ കുറിച്ചാണെങ്കിലും അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള രൂപം അല്ലേ നോക്കുന്ന ആളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വാക്മയചിത്രംന്ന് പറയുന്നത് മനസ്സിലായോ ആ മനസിലായില്ലേ yes വിലയിരുത്തൽ കുറിപ്പ്ന്ന് വെച്ച് കഴിഞ്ഞാൽ അത് miss ഇപ്പൊ കടക്കാം വിലയിരുത്തൽ കുറിപ്പ്ന്ന് വെച്ചാൽ ഇപ്പെന്താണ് ഇപ്പൊ നിങ്ങളെയെടുക്ക നിങ്ങൾ ഒരുപാട് students ഇല്ലേ miss നിങ്ങളെ ഓരോരുത്തരെയും വിലയിരുത്താം എന്തൊക്കെ പോരായ്മകളുണ്ടായിരുന്നു എന്തൊക്കെ നല്ലതുണ്ടായിരുന്നു അതിലെന്തൊക്കെ നിങ്ങൾ മാറ്റണം എന്തൊക്കെയായിരുന്നു അതിൽ മികച്ചു നിൽക്കുന്നത് അല്ലെ ഇനി എന്തൊക്കെ മുന്നോട്ട് തുടർന്നാൽ കുറച്ചു കൂടെ മികച്ചതാക്കാം ഇങ്ങനെ ഒരു സാധനത്തെ നമ്മളെന്താണ് കീറിമുറിച്ച് അതിൻറെ നല്ലതും ചീത്തയും ഒക്കെ എന്താണ് നമുക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ സ്വന്തം വികാര വിചാരങ്ങൾ നമുക്കത് കണ്ട സമയത്ത് വായിച്ച സമയത്ത് എന്താണോ തോന്നിയിട്ടുള്ളത് അതിനെ നമ്മളെന്താണ് വിലയിരുത്തുന്നതിനെയാണ് മൂല്യനിർണയം ചെയ്യുന്നതിനെയാണ് വിലയിരുത്തൽ കുറിപ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ മനസിലായില്ലേ

എന്താണ് ആസ്വാദനം ഇവിടെ miss എൻ miss ന് എന്താണ് ഒരു കവിതയാണ് തന്നിരിക്കുന്നത് ഒരു കവിതയോ കഥയോ തന്നാൽ ഒരു കവിതയോ ഒരു കവിതയോ കഥയോ തന്നാൽ എങ്ങനെയായിരിക്കണം നമ്മൾ അതിനെ ആസ്വദിക്കേണ്ടത് നിങ്ങൾ ആണ് കവിത വായിക്കുന്നത് നിങ്ങള് കവിത വായിക്കുന്ന സമയത്ത് അത് എഴുതിയത് ആരാണ് കവിതയുടെ പേരെന്താണ് ഇവിടെ കണിക്കൊന്നാന്ന എന്ത് കൊണ്ടാണ് കണിക്കൊന്ന എന്ന പേര് ആര് നമ്മുടെ സുഗതകുമാരി teacher ഈ ഒരു കവിതക്ക് കൊടുത്തിരിക്കുന്നത് അത്പോലെ തന്നെ എന്താണ് ഈ ഒരു കവിതയിൽ എന്താണ് പറയുന്നത് ഈ കവിതയുടെ ആശയം എന്താണ് അല്ലേ ഇതിലെന്താണ് ചർച്ച ചെയ്യുന്നത് ഇതിലെ വരികൾ ഭംഗിയായിട്ടാണോ കൊടുത്തത് ഈ വരികൾ എന്തിനോടെങ്കിലും ഉപമിച്ചിട്ടുണ്ടോ ഇപ്പൊ നോക്കിക്കേ വിഷു ഒരു കണിയായ് നൽകും അല്ലെ മേടം വീട്ടിൻ മുറ്റത്തെത്തുമ്പോൾ നമുക്കറിയാം വിഷുവിനെ കുറിച്ച് അതിമനോഹരമായിട്ടിങ്ങനെ വർണിച്ചിരിക്കുകയാണ് വിഷുവിൻറെ എല്ലാ ക് എന്താണ് ആ മഹിമയെയും തനിമയും അത് പോലെ തന്നെ എന്താണ് ഈ കവിതയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ ഒരു കവിതയ്ക്കുള്ള പ്രാധാന്യം എന്താണ് ഇന്ന് നമ്മൾ വിഷുവൊക്കെ ഇങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് കൂടെ നിങ്ങൾ അവിടെ വിശദീകരിക്കുക വരികൾ തമ്മിലുള്ള വരികൾ താളത്തിലാണോ താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന രീതിയിലാണോ വരികൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങമൊക്കെ എൻറെ മക്കൾ വിശദീകരിക്കുക നിങ്ങൾക്കൊരു കവിത കഥ വായിച്ച സമയത്ത്

വിഷുക്കണി അല്ലെങ്കിൽ ഈ ഒരു കൊന്നയെ എന്താണ് കണിക്കൊന്ന എന്ന പേര് കൊടുത്തിരിക്കുന്നത് വിഷുവിന് എന്തിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാം മനസ്സിലായോ അഭിമുഖ ചോദ്യാവലി അഭിമുഖ ചോദ്യാവലീന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോഴെന്താണ് നിങ്ങളോട് സുകുമാർ അഴീക്കോടിനോട് ഇവിടെ miss ഒരു questions കൊടിത്തിട്ടുണ്ട് ഏർ സുകുമാർ അഴീക്കോടിനോട് നിങ്ങളോട് എന്താണ് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറയാം ഏർ മിക്കവാറും ചോദിക്കാൻ ഉള്ളത് അദ്ദേഹത്തോടൊക്കെ ആയിരിക്കാം അല്ലെ ഏർ അബ്ദുൽ കലാമിനോടോ അല്ലെങ്കിൽ ആ നമ്മള് പ്രത്യേകിച്ച് സുകുമാർ അഴീക്കോടിനോട് ആയിരിക്കാം അദ്ദേഹത്തോട് നിങ്ങൾ നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻറെ ഏർ സംഭാഷ പ്രഭാഷണങ്ങൾ കേട്ട സമയത്ത് നിങ്ങക്കെന്താണ് തോന്നിയത് അല്ലെങ്കിൽ ഓരോ പ്രഭാഷണവും പ ഏർ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻറെ മനസ്സിൽ എന്താണ് ഇങ്ങനെ നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക ഞാൻ എന്തായിരിക്കും ചോദിക്കുക ഇപ്പൊ നിങ്ങൾ എൻ്റെടുത്തെന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ miss ഏ അതെങ്ങനെ നന്നാവും ഇതെങ്ങനെ നന്നാക്കും നമുക്കെങ്ങനെ നന്നാവും ഇതേ മാതിരി നിങ്ങളെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കെന്താണ് നല്ല ചോദ്യങ്ങൾ അല്ലെ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പ്രഭാഷണത്തിലേക്ക് വന്നത് എന്താണ് ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയപ്പോൾ എന്തൊക്കെ പോരായ്മകളാണ് തോന്നിയത് അത്പോലെ തന്നെ ഇനി ഏർ

കൂടുതൽ അങ്ങനേ ഗ്രഹനമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾക്ക് exam ഉണ്ട് എന്നറിഞ്ഞപ്പോഴെന്താണ് നി നിങ്ങക്കെന്തെങ്കിലും ഒരു class എടുത്ത് തരണം നിങ്ങക്ക് effective ആയിട്ടൊരു class എടുത്ത് തരണംന്നുള്ളോണ്ടാണ് miss വന്നത് കഥാപാത്ര നിരൂപണംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥ വായിച്ച് കഴിഞ്ഞ് അല്ലേ ഇപ്പെന്താണ് നിങ്ങക്ക് പഠിക്കാനുള്ള എതെങ്കിലും ഒരു കഥ എടുക്കുക ആ കഥയില് ഒരു കഥാപാത്ര നിരൂപ ഏർ ഒരു കഥാപാത്രമുണ്ടായിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് ഇന്ന ആളാണ് ആ പാഠഭാഗമെഴുതിയത് ഇപ്പൊ ഞാൻ പറയാ ഏർ ഖസാക്കിൻറെ ഇതിഹാസെടുക്കുക OV വിജയൻറെ ഖസാക്കിൻറെ ഇതിഹാസം അല്ലെങ്കിൽ ഉമ്മാച്ചുവിലെ അല്ലേ നമുക്കറിയാം ആരാ PC കുട്ടിക്രിഷ്‌ണൻ എന്നറിയപ്പെടുന്ന ഉറൂബ് എന്ന ഉമ്മാച്ചു ഏർ ഉറൂബ് ഉറൂബിൻറെ ഉമ്മാച്ചു എന്ന novel ലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മായൻ അല്ലേ എന്ത് കൊണ്ടാണ് ഈ ഒരു ഉമ്മാച്ചു എന്ന പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ മായൻ ഏർ അത് പോലെ തന്നെ ഇതിലെ മറ്റു കഥാപാത്രങ്ങളുമായിട്ട് അയാൾക്കുള്ള ബന്ധമെന്താണ് മായന്റെ സുഹൃത്തായിരുന്നു ബീരാൻ അത്പോലെ തന്നെ എന്താണ് ഉമ്മാച്ചു അവരുടെ കളിക്കൂട്ടുകരായിരുന്നു ഇങ്ങനെ മറ്റു കഥാപാത്രങ്ങൾക്കുള്ള ബന്ധം പറയുക അതിന് ശേഷം അയാളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ആ ജീവിതത്തിന് പിന്നീട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ കഥാപാത്രത്തെ അല്ലേ നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും കഥാപാത്രവുമായിട്ട് connect ചെയ്യാൻ പറ്റുവോ ഈ കഥാപാത്രത്തെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിലുള്ള പുതു തലമുറയായിട്ടോ അല്ലെങ്കിൽ പഴേ തലമുറയായിട്ടോ നമുക്ക് എന്താണ് ബന്ധിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ആയിരിക്കണം എഴുതേണ്ടത് ആ കഥാപാത്രം എന്തെങ്കിലും ഒരു സന്ദേശം അല്ല ഈ ഒരു കഥാപാത്രത്തെ നമുക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്താണ് ഈ കഥാപാത്രത്തിൻറെ സ്വഭാവം നമുക്കൊരിക്കലും മാതൃകയാക്കാൻ സാധ്യമല്ല ഇങ്ങനെയായിരിക്കണം നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് ആ ഒരു കഥാപാത്രത്തിൻറെ നല്ല വശങ്ങൾ അത്പോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ മോശം കഥാപാത്രമാണെങ്കിൽ ആ മോശം പ്രവർത്തികൾ അവര് ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ അതൊരിക്കലും നമ്മൾ മാതൃകയാക്കരുത് ഈ സമൂഹത്തിൽ ഇതേ മാതിരി കഥാപാത്രങ്ങളുണ്ടോ ഇങ്ങനെയായിരിക്കണം എൻറെ മക്കൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് ഇനിയേതെങ്കിലുമുണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ഇനി miss അടുത്തേലേക്ക് കടന്നോട്ടെ yes ഉപന്യാസം ഉപന്യാസം എഴുതുന്ന സമയത്ത് എന്താണോ വിഷയം തന്നിരിക്കുന്നത് ഉപന്യാസം എഴുതുന്ന സമയത്ത്

ഉം okay miss ഒരു ഉദാഹരണം പറഞ്ഞെരാം ഉപന്യാസം നമ്മൾ ഉപന്യാസം എഴുതുകയാണ് ഉപന്യാസം

ശേഷം നമ്മടെ വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കണം എന്ത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മളൊരു intro ല് കൊടുക്കണം നമ്മളാമുഖത്തിൽ കൊടുക്കണം ആമുഖത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് എന്നുള്ളത് ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും അത് പറയുക ശേഷം നമ്മളെന്താണ് ആ വിഷയം ഇപ്പൊ പരിസ്ഥിതി പ്രശ്നമാണെങ്കിൽ ആ വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ മ എന്താണ് മനുഷ്യന് പ്രകൃതിയോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് നമ്മള് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് മനുഷ്യൻ ചേ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അല്ലേ വായു ജലം അത്പോലെ തന്നെ എന്താണ് മണ്ണ് തുടങ്ങിയവയൊക്കെ മലിനപ്പെട്ടു ഇനി ഇപ്പൊ നിങ്ങളുടെ ഏത് പാഠഭാഗവുമായിട്ടാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കണം ചർച്ച ചെയ്യേണ്ടത് പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ സൂചിപ്പിക്കണം

പാഠഭാഗം എഴുതണം ഇപ്പൊ നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നാണ് ചോദ്യമെങ്കിൽ പാഠഭാഗം എഴുതണം ആ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നെഴുതണം അതിനു ശേഷം നിങ്ങളെന്തെഴുതണം ഒരു conclusion അധവാ ഉപസംഹാരം ഉപസംഹാരത്തിൽ അല്ലേ നിങ്ങളാ ഒരു പാഠഭാഗത്തെ മൊത്തമായിട്ടൊന്ന് വിലയിരുത്തിയാൽ മതി കൊറച്ചൂടെ വലുതാവുന്ന സമയത്ത് നമുക്ക് വലുതാക്കി എഴുതാം ഇപ്പൊ നിങ്ങളെന്തെഴുതണം ഈ ഒരു രീതിക്ക് ഇതിൻറെ ഒരു ഘടന നിങ്ങള് main ആയിട്ട് പഠിച്ചു വെക്കുക അത്പോലെ തന്നെ പാഠഭാഗവും നിങ്ങളെന്തെയ്യണം അതിൻറെ ആശയം നിങ്ങളൊന്ന് മനസിലാക്കി വെക്കുക മനസ്സിലായോ നമുക്ക് എന്താണ് ഇങ്ങനെയാണ് പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്ക് ചോദ്യം വരിക അത്കൊണ്ട് ഓരോ പാഠത്തിൻറെയും ആശയം എൻറെ മക്കള് നന്നായിട്ട് പഠിച്ചിരിക്കണം ആ ആരാണ് എഴുതിയതെന്നും അതിലെ കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ അതിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും പഠിച്ച് വെക്കുക ഇപ്പൊ ഉപന്യാസൊക്കെ തന്നാൽ എന്ത് വേണം തലക്കെട്ട് വേണമെന്ന് നമ്മൾ മനസിലാക്കി ഒരു introduction വേണമെന്ന് മനസ്സിലാക്കി നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നമ്മളൊരു introduction കൊടുക്കണം പാഠഭാഗവുമായ് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ പറയണം അതിന് ശേഷമെന്താണ് ഇതിനെയൊക്കെ ക്രോഡീകരിച്ച് ഒരു ഉപസംഹാരം കുറേയൊന്നും വലിച്ചുവാരി എൻറെ മക്കള് ഇപ്പളെ എഴുതി പഠിക്കണ്ട ഇപ്പൊ എന്താണ് ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നിങ്ങള് ഒരു minimum എന്താണ് ഏർ ഒരു page ൻറെ മുക്കാൽ ഭാഗത്തോളം അതായത് ഇങ്ങനെ ഇതിപ്പൊരു page ആണെങ്കിൽ ഈ page ൻറെ ഒരു side ല് കൊറച്ചോളം ഒന്ന് എഴുതാൻ നോക്കുക ഈ ഒരു structure എന്തെയ്യുക നമ്മുടെ ഉത്തര paper ൽ കൊടുക്കുക clear ആണേ yes clear ആണേ ആസ്വാദനക്കുറിപ്പ് miss പറഞ്ഞോ എന്ത് വേണം ആസ്വാദനക്കുറിപ്പിൽ എന്ത് വേണം തലക്കെട്ട് തലക്കെട്ട് വേണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്നെ കൊടുക്കാം അതിന് ശേഷം ആരാണ് എഴുതിയത് ആരാണ് എഴുതിയത് എന്താണ് പാഠത്തിൻറെ പേര് എന്താണ് കവിത or കഥയുടെ പേര് ആ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അർത്ഥ സാധ്യതട്ടോ അർത്ഥ സാധ്യത അതിന് ശേഷം വരി ഏർ കവിതയുടെ ആശയം ആശയം വ്യക്തമാക്കുക അതിന് ശേഷം മക്കള് വരികളെ കുറിച്ച് പറയണം വരികളെങ്ങനെയാണ് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക് നോട്ടമില്ല തന്റെ കാര്യം തന്നെ നോക്കു കച്ചവടക്കാരന്റെ മകളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറെ ഒരു പെൺകുട്ടിയെ പറ്റി താൻ ചിന്തിച്ചിട്ടേ ഇല്ലെല്ലൊ വെയിൽ നോക്കി അവൻ സമയം കണക്കാക്കി ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ഇലെത്താം അവിടിന് വായിക്കാനുള്ള പുസ്‌തകം മാറ്റി എടുക്കണം ഘനമുള്ള പുസ്‌തകം തിരഞ്ഞെടുക്കാൻ ഓർമ്മ വെക്കണം ഒഴിയാറായ വീഞ്ഞു കുപ്പിയും നിറയ്ക്കണം നന്നായി ഒന്നു താടി വടിക്കാം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 അവളെ വിവാഹം കഴിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സ്വയം ത്രിപ്തപ്പെടുത്തി തെല്ലു തിടുക്കത്തിൽ ടെ നേർക്ക് നടക്കവേ അവൻ സ്വയം പറഞ്ഞു സഫലമാക്കാൻ തക്കവണ്ണമുള്ളൊരു സ്വപ്‌നം മനസ്സിൽ ഉണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണ്ണമാകു അപ്പോഴാണ് അവന് പെട്ടന്ന് ഓർമ്മ വന്നത് സ്വപ്‌നങ്ങൾ വിശകലനം ചെയ്തു അവയുട അർത്ഥം പറയുന്ന ഒരു വൃദ്ധ തരീസായിലുണ്ടല്ലോ ആ വൃദ്ധ അവന് തന്റെ വീടിന്റെ പുറകു വശത്തുള്ള ഒരു മുറീലേക് കൂടി കൊണ്ട് പോയി പല തരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയ ഒരു മറ പുറം തലത്തിൽ നിന്ന് ആ മുറിയെ വേർതിരിച്ചിരുന്നു കർത്താവിന്റെ തിരു ഹൃദയത്തിന്റെ ഒരു പ്രതി രൂപം ഒരു മേശേം രണ്ടു കസേരകളും അകത്തളത്തിൽ അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ സ്ത്രീ നിലത്തു കുത്തിയിരുന്നു അവനോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു അവന്റെ കൈപ്പടങ്ങൾ രണ്ടും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 ഒരിടത്തും സ്ഥിര താമസമില്ല അവർക്കു ആട്ടിൻപറ്റങ്ങളുണ്ടായിരുന്നില്ല എന്ന് മാത്രം നാട്ടുകാർക്ക് ഇവരെ കുറിച്ച പൊതുവെ അത്ര നല്ല അഭിപ്രായമല്ല തരം കിട്ടിയാൽ കക്കും ചതിയൻമാർ കുട്ടികളെ തട്ടികൊണ്ടുപ്പോക്നും മടിക്കില്ല

അവരെങ്ങാനും തന്നെ തട്ടിക്കൊണ്ടു പോയാലോ എന്ന ഭയം അന്നത്തെ ആ ബാലിശമായ ഭയം ഇപ്പോൾ ഇതാ വീണ്ടും ഈ വൃദ്ധയുടെ കയ്യിൽ കയ്യും ചേർത്തിരിക്കെ പക്ഷെ അവർക്കരികിൽ യേശുവിന്റെ തിരു ഹൃദയം ഉണ്ടല്ലോ തന്നെത്താൻ ഉറപ്പിക്കാൻവേണ്ടി അവൻ ചിന്തിച്ചു തന്റെ കൈ വിറകുന്നത് ആ വൃദ്ധയുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല അവൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു സ്രോതസ്സനായ പിതാവേ ഇതെന്താണിങ്ങനെ വൃദ്ധയുടെ സ്വരത്തിൽ വിസ്‌മയം അവന്റെ ഉള്ളം കയ്യിൽ തന്നെ ദൃഷ്‌ടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ നേരം അവർ വെറുതെ ഇരുന്നു ആ ബാലൻ അസ്വസ്ഥനാവുകയായിരുന്നു അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി ആ സ്ത്രീക്ക് അതേറെകൊറേ മനസ്സിലായി എന്നു തോന്നിയപ്പോൾ അവൻ പെട്ടെന്നു കൈകളെടുത്തു മാറ്റി എന്റെ കൈ നോക്കി ഫലം പറഞ്ഞ് കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത് അവന്റെ സ്വരത്തിൽ പ്രകടമായ നീരസം തള്ളക് വല്ല കാശും കൊടുത്ത് അവിടെ നിന്ന് എഴുനേറ്റു പോവൂകയാണ് നല്ലതെന്നു അവന് തോന്നി ഒന്നും അറിയണ്ടേ ഒരേ സ്വപ്‌നം രണ്ടു തവണ കണ്ടെന്നു വെച്ച്